പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. പഠിക്കാൻ പോകുന്നു. ആഹ് അതെ അതെ നല്ല വിശേഷം. ഉം. നല്ല വിശേഷം അല്ലേ? പഠി പഠിക്കാണല്ലേ? ഏഹ് എന്തിന് പഠിക്കാണ്? ഞാൻ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ബിരുദ വിദ്യാർത്ഥിയാണ് അല്ലേ? അപ്പൊ ഞാനിന്ന് വിളിച്ചിരിക്കണേന്ന് പറഞ്ഞ നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന കൊറച്ച് വ്യതിയാനങ്ങളെയും, അതേപോലെ നമ്മുടെ കാലാവസ്ഥയൊക്കെപ്പറ്റി കൊറച്ച് കാര്യങ്ങള് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.

അപ്പൊ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയെപ്പറ്റി എന്തറിയാം? അല്ലെങ്കി നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ എന്താണ്? ആഹ് ഇപ്പെ ആഹ് തണുപ്പ് കാലമാണ്, എന്നുവച്ച നല്ല മഴയുള്ള സമയമാണ്. ആഹ്. അതേലെ. ഇപ്പം നമുക്ക് വൃശ്ചിക മാസം ഇന്നലെ തുടങ്ങി ഏഹ് ഇത്രയും നാളും മ ആഹ് മഴ ഉണ്ടാർന്നു ഇന്ന് തൊട്ട് തണുപ്പ് മാസം തുടങ്ങി അല്ലേ. നമ്മുടെ കേരളത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുമ്പം

ചൂട് കാലത്ത് ചൂടും അതേപോലെ ശീതളകാലത്ത് തണുപ്പുമുള്ളൊരു കാലാവസ്ഥയാണ്. നമ്മുടെ കേരളത്തിനുള്ളത് കേട്ടോ? അപ്പോ ആഹ് നമ്മുടെ കേരളത്തിന്റെ പത്ത് വർഷം മുമ്പത്തൊള്ള കാലാവസ്ഥയും ഇപ്പോഴത്തെ കാലാവസ്ഥയും ഒരേപോലെയായിട്ട് തോന്നിയിട്ടുണ്ടോ?

അല്ല ഒരിക്കലും അല്ല ഓരോ തവണയും അത് മാറി വരുവാ, ഇപ്പോ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വൃശ്ചിക മാസമാണ്. ആഹ് സാധാരണ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പൊ മഞ്ഞ് കാലം വരേണ്ടതാണ്. പക്ഷെ ഇപ്പൊ മഞ്ഞെന്നോ മഴയെന്നോ ഇല്ലാ എല്ലാം കൂടി വരുന്നൊരു കാലാവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്.

ആഹ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മടെ പഴയകാലത്തെ കാലാവസ്ഥയിൽ നിന്ന് ഇപ്പഴത്തെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങള് നമ്മള് മനുഷ്യന്റെ ഇടപെടല് മൂലം ഉണ്ടായിട്ടുള്ളതാണോ അതോ കാലാവസ്ഥയുടെ തന്നെ സ്വയം മാറ്റങ്ങളായിട്ട് തോന്നുന്നുണ്ടോ?

അല്ല ഒറപ്പായിട്ടും മനുഷ്യന്റെ ഇടപെടലുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതെ അതെ മനുഷ്യന്റെ ഇടപെടലുകളിൽ നിന്ന് ആഹ് ഇടപെടലുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ്? സാധാരണ ഉണ്ടാകുന്നത്?

ആഹ് മഴക്കാലം ഉണ്ടാകുന്ന സമയത്തും ഈ ഖനനം ഉണ്ടാകുന്നതും കൊണ്ടുതന്നെ ആഹ് മഴക്കാലം ഉണ്ടാവുമ്പോഴത്തേക്കും നദികളിലെയും, പുഴകളിലെയും എല്ലാം വെള്ളം നിറഞ്ഞ് ഒഴുകുവാണ്. ആഹ് ആത് വെള്ളപ്പൊക്കം പോലെയുള്ള വല്യ നാശത്തിലേക്കാണ് വിതയ്ക്കുന്നത്.

അതെ അപ്പൊ നമ്മൾക്ക് ആഹ് അല്ല പറഞ്ഞോളൂ.

ഇത് നമ്മൾക്ക് നിർത്താൻ വേണ്ടി അല്ലെങ്കി നമ്മുടെ കാലാവസ്ഥ പഴയപോലെ ആക്കാൻ വേണ്ടി നമ്മുടെ മനുഷ്യരുടെ ഇടപെടലുകൾ എങ്ങനെ നമ്മൾക്കത് മാറ്റം ചെയ്യാൻ നമുക്ക് കഴിയും? അതായത് എങ്ങനെ കൊറയ്ക്കാൻ കഴിയും? ഈ വെള്ളപ്പൊക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? അങ്ങനെ ചോദിച്ചാ നമ്മളീ പ്രകൃതിയോട് കാണിക്കുന്ന ഈ ദുഷ്പ്രവർത്തികള് നമ്മള് തന്നെ നിർത്തി വയ്ക്കാൻ തയ്യാറാവണം. നമ്മള് സ്വയം മനസ്സിലാക്കണം നമുക്ക് എന്താ ഇങ്ങനെയുള്ള ഇതുണ്ടാകുന്നത് അത് നമ്മളെ കയ്യില് ഇതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഇനങ്ങനെയുള്ള വസ്തുക്കള് ഇങ്ങനെ കുഴിയിലോ അങ്ങനെ മനം

വലിച്ചെറിയാതെ ഇരിക്കുകയോ ജലാശയങ്ങളെല്ലാം ആഹ് ശുദ്ധമായി സൂക്ഷിക്കുകയോ ചെയ്യണം. അതെ അതാണ് നമ്മളിപ്പോ മഴ പെയ്യുമ്പോ നമ്മള് തന്നെ ഈ പുഴ ഒഴുകുന്ന സ്ഥലത്ത് നമ്മള് തന്നെ ഏഹ് ഒരു വീട് കെട്ടുകയും അല്ലെങ്കി അത് നികത്തുകയോ ഒക്കെ ചെയ്യുമ്പോ അതിന് ഒഴുകണ്ട സ്ഥല സമയമാകുമ്പോ അത് തനിയെ ഒഴുകി ആഹ് ആ സ്ഥലങ്ങളെല്ലാം അത് തിരിച്ചെടുക്കുന്നു അല്ലേ?

കാലാവസ്ഥ പറ്റുന്നില്ലാന്ന് വച്ചാ അങ്ങനെയൊരു ചിന്ത ഉണ്ടായിട്ടില്ല എന്നാലും ആഹ് നമുക്ക് മാറി വരുന്ന കാലാവസ്ഥയാണ്. ഇപ്പെ എന്തുവാ ഇന്ന് മഴക്കാലമാണെന്നുണ്ടെങ്കിൽ നമുക്കത് വല്യ നഷ്ടത്തിലേക്കായിരിക്കും വിതയ്ക്കുന്നത്.

ഈ മാറിവരുന്ന കാലാവസ്ഥ മൂലം നമ്മൾടെ കൃഷിയിടങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിനെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആഹ് ഒറപ്പായും ഉണ്ടാകുന്നുണ്ട് എന്നുവച്ചാ ഈ മഴക്കാലം കാരണം ഈ ആഹ് വെള്ളപ്പൊക്കം പ്രളയം ഉണ്ടാവുമ്പം കൃഷിനാശം നന്നായിട്ട് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആഹ് മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ കൃഷി നാശം ഉണ്ടാകുമ്പോൾ നമുക്കൊള്ള കയറ്റുമതി, ഇറക്കുമതി അതെല്ലാം താ താരതമ്യേന കുറയാണ് ചെയ്യുന്നത്.

അത് നമ്മുടെയെല്ലാം ദൈനംദിനം കിട്ടാനുള്ള അന്നത്തിനെ തന്നെ ബാധിക്കാണ് ചെയ്യുന്നത്.

പിന്നെ നമ്മുടെ കാലാവസ്ഥ നമ്മള് കാലാവസ്ഥയെപ്പറ്റി ഇപ്പൊ കൊറയൊക്കെ പറഞ്ഞല്ലോ ഇപ്പോ താങ്കൾക്കൊരു ആഹ് ഒരു അവസരം കിട്ടാണ് നമ്മുടെ കാലാവസ്ഥയില് ഏഹ് ഒണ്ടാക്കുന്ന ദൂഷ്യങ്ങളെപ്പറ്റി

മറ്റൊരാളോട് സംസാരിക്കാനും ബോധവൽക്കരിക്കാനും വേണ്ടി അപ്പോൾ താങ്കൾ എന്തൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലും പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക?